ഏർ ഇൻ ഇന്നത്തെ പ്രശ്നൊന്ന് എന്ന് വന്നോ ഈ നമ്മുടെ പുതിയ തലമുറ ഏർ ഭക്ഷണത്തിനു ഈ ക് കൃഷിക്കൊന്നും പ്രാധാന്യം നൽകാഞ്ഞ് മറ്റുള്ള field കളിലേക്ക് പോകുന്നു അതാണ് ഇന്നത്തെ തലമുറ നേരിടുന്ന പ്രശ്നം ഇത്രയും സംസാരിച്ചു കൊണ്ട് ഏർ ഞാനും അർജുനും തമ്മിലുള്ള ഏർ ചർച്ചയിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം

എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല പനിയാ ഇത്ത. ഞാൻ കാണിക്കാൻ പോവാ. doctor ടെ അടുത്ത്. ആണോ? എവിടെയാ പോകുന്നെ കാണിക്കാൻ? ഇവിടെ ശ്രീകൃഷ്ണപുരം ഏർ clinic ഇല്ലേ. അവിടെ പോവാന്ന് വിചാരിച്ചു. എന്ത് പറ്റി പെട്ടെന്ന് പനി വരാൻ? മഴയൊക്കെ അല്ലെ? അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പനിയൊക്കെ വരുന്നുണ്ട്. പകർച്ചവ്യാധി.

ഇനിയിപ്പോൾ full രോഗികളുടെ തിരക്കായിരിക്കും. ഉം ശരിയാണ്.

പനിയുമുണ്ട്, ചെറുതായി ജലദോഷമുണ്ട്, തല വേദനയുണ്ട്, തൊണ്ട വേദനയുണ്ട്. ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പനിക്ക് തല വേദനയും ഏർ പിന്നെ body pain ഒക്കെ കൂടുതലാണ്. അങ്ങനെ എന്തോ ആണെന്നാ തോന്നുന്നേ. എന്തോ ഒരു പ്രത്യേക തരം പനിയാണെന്ന് തോന്നുന്നു. പകർച്ചവ്യാധി ആകാതെ ഇരുന്നാൽ മതി.

അതിന് വേണ്ടിയിട്ട് ഇനി precautions ഒക്കെ തുടങ്ങണം. ഇപ്പോൾ തന്നെ തുടങ്ങണം. മഴ തുടങ്ങിയിട്ടല്ലേ ഒള്ളു. ഇപ്പോൾ തന്നെ തുടങ്ങിയാലേ അത് പിന്നെ പകർച്ചവ്യാധി വരാതെ എന്തായാലും ഏർ എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്കെ covid ഒക്കെ വന്നതിന്റെ ക്ഷീണം ഒക്കെ ഇപ്പൊ അങ്ങൊട് മാറി വരുന്നേയുള്ളൂ. ഇനി അങ്ങനെ അതുപോലെയൊന്നും വരാതെയിരുന്നാൽ മതിയായിരുന്നു. അതെ. അതെ covid വന്നിട്ട് എത്ര ആൾക്കാരാ മരിച്ചത്. അല്ലെ? അയ്യോ. അതൊന്നും പറയണ്ട. ഇപ്പോഴും അതിന്റെ അഹ് ഒരു ഏർ impact ഇവിടുന്ന് വിട്ട് പോയിട്ടില്ല covid വന്നതിന്റെ.

നമ്മൾ എന്തൊക്കെപ്പനുഭവിച്ചു. ആഹ് സമയത്ത് Nipah വന്നു. ആഹ് Nipah യാണ് പിന്നെ Nipah വന്നതിന് ശേഷം അല്ലെ ഒരുപാട് ആൾക്കാർ മരിച്ചത്? വന്ന ആൾക്കാർ മൊത്തം മരിക്കല്ലേ ചെയ്യൽ. പക്ഷെ Corona അങ്ങനെ ഇല്ലല്ലോ. Corona ക്ക് ഏർ ഈ വയസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ ഏർ extra എന്തെങ്കിലും അസുഖം ഉള്ള ആൾക്കാരൊക്കെയല്ലേ മരിക്കണുള്ളൂ. അതെ. അതെ. അതെ. Nipah വന്ന സമയത്ത് Nipah വരുന്ന ആർക്കാണോ വരുന്നേ അവരൊക്കെ മരിച്ച് പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു തരം അസുഖം ആയിരുന്നു. പക്ഷേ covid അത്രയും അത് എല്ലാവർക്കും വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് world wide മൊത്തം വന്നെങ്കിലും കൂടിയിട്ടും നമുക്ക് വലിയ ഒരു അത്രയും ഒരു പേടി ഉണ്ടായിട്ടില്ല. ആഹ് അത് സംഭവം അത്ര effective അല്ലല്ലോ. മരിക്ക ആഹ് വന്ന ആൾ ഇങ്ങനെ മരിച്ച് പോകുന്നൊന്നുമില്ലല്ലോ. പത്ത് ആൾക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് പേര് മരിക്കും. അത് അവർക്ക് extra എന്തെങ്കിലും അസുഖം ഇണ്ടെങ്കിൽ അങ്ങനെ. അങ്ങനെ ആയിരിക്കും.

അതെ. അതെ. പക്ഷെ Nipah വന്ന് ഏർ അധിക നാൾ നമ്മുടെ നാട്ടിൽ ഇണ്ടായിട്ടില്ല. അപ്പോഴേക്കും ഏർ എടുത്ത് മുഴുവനായിട്ടും ഇവിടുന്ന് പോയി. പിന്നെ വന്നിട്ടൊന്നുമില്ല. പിന്നെ report ചെയ്തിട്ട്

അതന്നെ. എത്ര ആൾക്കാർക്ക. എന്തൊക്കെ ദുരന്തമാണ് സംഭവിച്ചത്. പിന്നെ ഏർ

Nipah ആയിരുന്നു starting തുടങ്ങിയത്. ആഹ് Nipah തുടങ്ങി. അതിന് ശേഷം പ്രളയം വന്നു. അതിന് ശേഷം ഈ Corona virus വന്നു.

ആഹ് പിന്നെ, നമ്മൾ കിടക്കുമ്പോഴില്ലേ ഏർ ഏർ എന്താ കൊതുക്‌ വല ഇല്ലേ അതൊക്കെ ഇട്ട് കിടന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. safe ആയിരിക്കും.

ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ . അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൊള്ളൂ. പക്ഷെ അതൊക്കെ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തൊക്കെ പിന്നെ ഏർ നല്ല രീതിയിൽ മുൻകൈ എടുത്തിട്ട് ചെയ്യുന്നുണ്ടെട്ടോ. ആഹ് അതെ. പഞ്ചായത്ത് നിന്ന് ആൾക്കാർ വന്ന് നോക്കുകയൊക്കെ ചെയ്യും. വൃത്തിയുണ്ടോ എന്നൊക്കെ. മഴക്കാലം തുടങ്ങുന്നതിനേക്കാട്ടീം മുൻപ് അവർ പറയും ഏർ പിന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെക്കണം. checking ഉണ്ടാവുമെന്നൊക്കെ പറയും. ഇപ്പൊ എന്റെ മോൾക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇന്ന് school ൽ ഒന്നും പോയിട്ടില്ല.

കാണിച്ചിട്ടില്ല. അവൾക്ക് കുറവ് ഇണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ school തുറന്ന് ഇപ്പൊ school ൽ എന്തായാലും പോയി. ഇനിയിപ്പോ ഈ അസുഖമായിട്ട് school ൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെയും കുട്ടികൾക്കൊക്കെ പകരുമല്ലോന്ന് വിചാരിച്ചിട്ടാണ്. പനി ചെറുതായിട്ട് ഇണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ജലദോഷം. ആഹ് പിന്നെ ചെറിയ രീതിയിൽ പനിയും ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വിട്ടില്ല. ഇനി അവിടെ പോയിട്ട് എങ്ങാനും മറ്റുള്ള കുട്ടികൾക്ക് പകരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ വിട്ടില്ല. ഈ school ളിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളും ഏർ പകരുന്നത്. കുട്ടികളിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. ആഹ് അവർക്ക് അറിയില്ലല്ലോ. അവർ ചെറിയ കുട്ടികൾ അല്ലെ. അതെ. അതെ. അതെ പിന്നെ അവരൊന്നും എങ്ങനെ ഇപ്പൊ ഏർ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒന്നും അവർ അതൊന്നും അത്രയും ശ്രദ്ധിക്കില്ലല്ലോ. അവർക്ക് അറിയില്ലല്ലോ. കൈ നന്നായിട്ട് wash ചെയ്യാ food ഒക്കെ കഴിക്കുമ്പോൾ കൈ hand wash ചെയ്തിട്ടൊന്നും ആവില്ലല്ലോ അവർ കഴിക്കുക. നമ്മൾ ഇണ്ടെങ്കിലല്ലേ വീട്ടിൽ ഇണ്ടെങ്കിലല്ലേ ശ്രദ്ധിക്കാൻ പറ്റു. അപ്പൊ ഇനി ഇപ്പോൾ school തുറക്കുന്ന സമയം ഒക്കെ ആയത് കാരണം ഇനിയിപ്പോൾ ആണ്. ഇപ്പൊ നമ്മടെ government നന്നായിട്ട് . ആണോ? പിന്നെ, വേറെന്താ? വീട്ടിൽ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഇല്ല. വീ വീട്ടിൽ ആർക്കും കൊഴപ്പോല. എനിക്ക് മാത്രേ ഒള്ളൂ. ചെറിയൊരു തരം എനിക്ക് ചെറിയൊരു തരമായിട്ടേ ഒള്ളൂ. രണ്ട് മൂന്ന് ദിവസമായി. ഞാൻ മാറും മാറുമെന്നൊക്കെ വിചാരിച്ച് മറ്റേ ഈ കഷായം ഒക്കെ വെച്ച് കുടിച്ച് നോക്കി. നോക്കുമ്പോ അത് മാറുന്നില്ല. അപ്പം എന്നോട് വീട്ടിന്റെ അപ്പുറത്തുള്ളൊരു ചേച്ചി പറഞ്ഞു health center ൽ പോയാൽ വേഗം മാറും എന്ന് പറഞ്ഞു. അപ്പൊ അവിടത്തേക്ക് പോണോ അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ ആരുടെ അടുത്തെങ്കിലും പോണോ എന്നിങ്ങനെ ആലോജിക്ക. ആരടുത്ത? ആരടുത്ത നല്ലത്? health center ൽ പോവന്നെരിക്കും നല്ലത്. കാരണം ഇപ്പോഴത്തെ പനിക്കൊക്കെ നമുക്ക് health center ൽ പോയാല നല്ല മരുന്ന് കിട്ടുന്നത്. ഏറ്റവും best അതാണ്. ആഹ് അത് പിന്നെ government ആയത് കൊണ്ട് വേറെ .

ഇല്ല. അത് നമുക്ക് free അല്ലെ. health center ൽ ചികിത്സയൊക്കെ free അല്ലെ.

മരുന്ന് free ആണ്. എല്ലാം free ആണ്. പിന്നെ നമ്മൾ അവിടെ ഏർ എന്താ പറയാ ഒരു ചെറിയ രീതിയിൽ എന്തോ പൈസ എന്തോ കൊടുക്കണം. അഞ്ച് രൂപയോ അങ്ങനെ എന്തോ ആണ്. ഞങ്ങളുടെ നാട്ടിലെ

ഓഹോ. അപ്പൊ എന്നാൽ പിന്നെ ഞാൻ health center ലേക്ക് പോവാം. അല്ലെ? അവിടെ നിന്ന് മാറു ഇതെന്റെ മോന് രണ്ട് ദിവസം മുന്നേ ഏർ പൂച്ച ചെറുതായിട്ടൊന്ന് മാന്തി. നഖമൊക്കെ തട്ടിയിട്ട് മുറിവായി. അപ്പൊ ഏർ vaccine എടുക്കാമെന്ന് കരുതിയിട്ട് ഇനി ഇപ്പൊ പൂച്ച മാന്തിയതല്ലേ എന്തായാലും നമ്മൾ vaccination നിർബന്ധമാണല്ലോ. Rabi vaccine കൊടുക്കണമെന്ന് നിർബന്ധമാണ് കാരണം എല്ലാം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പുറത്തൊക്കെ നടക്കുന്ന പൂച്ചയല്ലേ. അപ്പൊ ഞാൻ കൊണ്ടോയി. ആഹ് നമ്മൾ ഏർ primary health center ൽ കൊണ്ട് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല. vaccine ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഏർ തൊട്ടടുത്ത ഞങ്ങളുടെ ഒരു വേറെ ഒരു health വേറെ ഒരു hospital ഉണ്ട്. government hospital അവിടെ കൊണ്ട് പോയി. അവിടെ കൊണ്ട് പോയിട്ട് vaccine ഒക്കെ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് പോയത്. അപ്പൊ അവർ ഒന്നും വാങ്ങിച്ചില്ല. പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾക്ക് free ആയിട്ട് തന്നെയായിരുന്നു എല്ലാം ചെയ്തത്. vaccination എല്ലാം free ആയിട്ടാണ്. ആഹ് വീട്ടിലെ പൂച്ചയാണോ അല്ലേൽ പുറത്ത് നിന്ന് വരുന്ന പൂച്ചയോ? വീട്ടിലെ പൂച്ചയല്ല. പുറത്ത് വളരുന്ന പൂച്ച. വീട്ടിലെ പൂച്ചയാകുമ്പോൾ നമ്മൾ vaccine ഒക്കെ കൊടുക്കുമല്ലോ. vaccination ഒക്കെ ചെയ്യുമല്ലോ. പുറത്തെ ആകുമ്പോൾ നമുക്ക് അറിയില്ലാലോ ഏതൊക്കെ അവർ എങ്ങനെയാ പുറത്ത് ഇടപെഴുകുന്നതെന്ന്. നമുക്ക് അത്ര ധൈര്യമില്ല. പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് case കൾ ഞാൻ കേട്ടിട്ടുണ്ട്. പൂച്ച മാന്തിയിട്ട് പിന്നെ അറിയാണ്ട് കൊറേ കഴിഞ്ഞിട്ട് ഏർ ഇങ്ങനെ Rabi virus ബാധിച്ചതൊക്കെയായിട്ട്. അങ്ങനത്തെ കൊറേ case കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയാണ്. risk എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും കൊടുക്ക നല്ലതെന്ന് തോന്നി. അങ്ങനെ കൊടുത്തപ്പൊ കൊണ്ട് പോയി ഇനി ഇപ്പൊ നാല് dose കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ first dose കൊടുത്തു. ഇനി ഇപ്പൊ അവർ പറയുന്ന correct date ന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഹ് എന്നെയും ഒരു ദിവസം മാന്തിയിട്ടുണ്ടായിരുന്നു പൂച്ച. same അവസ്ഥ തന്നെ. ഞാൻ പോവാ. ഏർ ഒരാഴ്ച ഒരാഴ്ച ഇടവിട്ട് dose എടുക്ക. നല്ല pain ഇണ്ടെന്ന് തോന്നണു അല്ലെ ഇത് ഈ vaccine എടുക്കുമ്പോൾ?

ഉം അങ്ങനെ എന്റെ മോനും നല്ല കരയുന്നുണ്ടായിരുന്നു. ഇത് എടുക്കുമ്പോൾ. നല്ല കരച്ചിൽ തന്നെയായിരുന്നു. vaccine എടുത്തപ്പോൾ. പിന്നെ vaccine അടിക്കാൻ പോയിട്ട് ഏതോ കുട്ടിക്ക് vaccine മാറിപ്പോയിട്ട് എന്തോ അസുഖം വന്നിട്ടുണ്ടല്ലോ.

ങ്ഹാ. ഇത് ഇപ്പൊ എങ്ങനെയൊക്കെയാ ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റൂലാലേ. എങ്ങനെ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ചെയ്യാ? ഒന്നും പറയാൻ പറ്റില്ല. ആരെയും കുറ്റം പറയും? ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ news ൽ കേട്ടൊരു ഒരുഒരു സ്ത്രീയുടെ ഏർ surgery കഴിഞ്ഞിട്ട് എന്തോ പഞ്ഞി എന്തോ വയറിൽ വെച്ച് മറന്നു

പറഞ്ഞിട്ട് പിന്നെ കുട്ടി എന്തോ case കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്തുന്ന് ഒക്കെ പറഞ്ഞ്. അപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ അവരുടെ കയ്യിലാണ്. അതെ. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെ. operation എന്നൊക്കെ പറയുമ്പോൾ. അതും open operation അല്ലേ? ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ doctors ന് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഏർ കുറച്ച് മുന്നേ ഇപ്പൊ ഒരു case ഒരു doctor നെ നിന്നിറങ്ങിയൊരു പ്രതി jail ൽ നിന്ന് ഇറങ്ങിയത് അല്ല. ഒരു ഏർ മറ്റേ എന്തിനോ പരിശോധനക്ക് കൊണ്ട് പോയപ്പോൾ ആൾ ഏർ കത്തി കൊണ്ട് കുത്തി കൊന്നു. ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു house surgency ചെയ്യുന്ന ഒരു doctor ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ case കളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവരെ doctors നെ ഒന്നും പറയാൻ പറ്റാത്ത situation ആണ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഒരാൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ വേറെ ആളെ പറയാൻ പറ്റില്ല. ശരിയാ. അത് ഇപ്പൊ അവർ എന്തോ free consultation ഒക്കെ നിർത്തിയല്ലോ. ഒരു doctor ഉം ഇപ്പൊ എന്ത് ചോദിച്ചാലും പറഞ്ഞ് കൊടുക്കരുതെന്നാണ്. free ആയിട്ട്. ഓഹോ അങ്ങനെയാണോ? അങ്ങനെയുണ്ടല്ലേ?

അത് ഇങ്ങനെ ഈ case വന്നതിന് ശേഷം? ങ്ഹാ. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം. എല്ലാ doctors ഉം കൂടി എടുത്ത തീരുമാനമാണ്. free ആയിട്ട് ഇനി ഒന്നും ആർക്കും ചെയ്ത് കൊടുക്കൂലാന്നുള്ളത്. നമ്മൾ ഈ ഇടയ്ക്ക് result ഒക്കെ കാണിക്കാൻ പോവില്ലേ?

വീട്ടിന്റെ അടുത്തൊള്ളതും. പിന്നെ family. family ൽ ഉള്ള ആൾക്കാർക്കൊക്കെ free ആയിട്ട് consultation. അതൊന്നും ഇനി ഇല്ല. അത് ശരി. അങ്ങനെയാണല്ലേ. അല്ല. അവർക്ക് അവരുടെ എന്താണെന്ന് വെച്ചാൽ അവർക്കും അവരുടെ ജീവൻ പണയം വെച്ചിട്ട് എന്ന് പറയുന്ന രീതിയിലാണ് അവർ നിക്കുന്നത്. എപ്പോഴാണ് ഇങ്ങനത്തെ

അല്ലെങ്കിലും അങ്ങനെ ഒരാളെ കൊണ്ട് വരുമ്പോൾ maximum എന്താ പറയണ്ടേ protection ആക്കി കൊണ്ട് വരണ്ടതല്ലേ? ദ് ഇവർ എന്താ ഇങ്ങനെ? അത് അവരുടെ അടുത്ത് വന്ന വീഴ്ചയാണ്. പോലീസിന്റെ അടുത്ത് വന്ന വീഴ്ചയാണ്. പിന്നെ അത്രയും അവർ എന്താണ് കരുതിയതെന്ന് വെച്ചാൽ അത്ര danger അല്ലാത്ത ആളായിരുന്നെന്ന് എന്ന് തോന്നുന്നു. പിന്നെ എന്താ ഇണ്ടായതെന്ന് അറിയില്ല. ആഹ് അതുകൊണ്ടായിരിക്കാം അത്ര protection കൊടുക്കാതിരുന്നത്.

ആഹ് അങ്ങനെ സംശയം ഇണ്ട്. ഇപ്പൊ drugs ഒക്കെ use ചെയ്യുന്നത് ഇപ്പൊ സർവ്വസാധാരണ അല്ലെ നമ്മുടെ നാട്ടിൽ. ഏർ ഇപ്പൊ ഏതൊരു

നോക്കി കഴിഞ്ഞാലും drugs use ചെയ്യാത്ത ആൾക്കാരില്ല. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തുന്നു ഒന്നും അറിയില്ല. എങ്ങനെ ഇതിന് എങ്ങനെ കിട്ടുന്നത്? ആരാ ഇത് distribute ചെയ്യുന്നത്? ഒന്നും അറിയില്ല. ഇപ്പൊ അത്രയും മാരകമായിട്ടുള്ള drugs ഒക്കെ ഇപ്പൊ use ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഏർ school l കുട്ടികൾ. അവർക്കൊക്കെ കിട്ടുന്നുണ്ട് ഈ സംഭവങ്ങൾ. എങ്ങനെയാണെന്നൊന്നും അറിയില്ല.

ആഹ് അവരെ ഇങ്ങനെ ഏർ എന്തേലും ഒക്കെ ഇപ്പം കാണിച്ചിട്ട് blackmail ചെയ്തിട്ട് അങ്ങനെയൊക്കെയായിട്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നടക്കുന്നു. paper ൽ കാണാറില്ലേ ഇഷ്ടം പോലെ school കുട്ടികൾ ഇപ്പൊ അടുത്ത് ആരോ ഏഴാം class ൽ ആട്ടോ പഠിക്കുന്നത്. ഇതുപോലെ എന്തോ ഒരു sweets പോലെ എന്തോ സാധനത്തിൽ കൊടുക്കുന്നുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് പുറത്ത് വന്നു. എന്തായി ഏതായാലും case ഒന്നും എവിടെയും എത്തുകയൊന്നുമില്ല. ഇതിന്റെ തലപ്പത്ത് ഇരിക്കുന്നവരെയൊന്നും പിടിക്കൊന്നുമില്ല. അത് അങ്ങനെ അങ്ങനെ പോവോള്ളു. ആഹ് അവർക്ക് എല്ലാവിടെയും നല്ല പിടിപാടൊക്കെയുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ ഇത്ര ധൈര്യത്തിൽ ആരേലും ചെയ്യുവോ? അവർക്കറിയാം എന്താണെങ്കിലും അത് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒന്നുവല്ലാണ്ടാവുമ്ന്ന്.

ശരി എന്നാൽ. hello

ഞാൻ ദാ കുടീല്

വെറുതെ ഇരിക്കുവാ?

അഹ് ഞാൻ ദാ കുടിയിലുണ്ട് ആഹ് എന്നിട്ട് ക്ലാസിൽ പോകണ്ടേ? ക്ലാസ്സ് ഇനി ഇപ്പോ എന്നാ? മെയ് പതിനഞ്ചതിയതി അല്ലേ ഉള്ളു? പതിനഞ്ചാം തീയതി exam മെയിനാ ഞങ്ങൾക്ക് exam നിങ്ങൾക്ക് exam ഇല്ലേ അന്ന്?

അഹ് എന്നിട്ട് പഠിച്ചോ? എന്ത് പഠിക്കാനാ ചങ്ങായി? എന്തേ? നീയൊക്കെ പഠിപ്പാണ് നീ അങ്ങനെയൊക്കെ പറയും. അഹ് എന്തു പഠിപ്പ് ഇജ്ജോക്കെയല്ലേ ആള്‍ക്കാര് നമ്മളൊക്കെ എന്ത് പഠിക്കാം? പിന്നെ first സെമ്മില് മൂന്ന് supply കിട്ടിയ ഞാനൊക്കെ എന്താ ഹലാക്കിലെ പഠിപ്പാണ്. ഞമ്മക്കും ഉണ്ട് മൂന്ന് supply അനക്കത് എഴുതിയെടുത്ത് കിട്ടിയില്ലേ? എന്ത് കിട്ടണു നമുക്ക് result വരുമ്പോൾ കാണാം. നീയൊക്കെ അല്ലെ ബിറ്റ് വച്ച് എഴുതിയത്. ഞാൻ ബിറ്റ് വെച്ചിട്ട് ഒന്നുമില്ല ഞാൻ എപ്പോഴാ ബിറ്റ് വെക്കുന്നത്? നീ കണ്ടിട്ടുണ്ടോ ഞാൻ ബിറ്റ് വെക്കുന്നത്? ഇല്ല എന്നാലും ഇജ്ജ് നീയല്ലേ ബിറ്റ് വെച്ചിട്ട് സാർ അടുത്ത് എത്തിയപ്പോൾ പേടിച്ച് ഇതാക്കിയേ?

correct അൻ്റെ അടുത്തേക്ക് സാറ് നോക്കാതെ ഇരിക്കല്

ഫാസിൽ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഫാസിലിൻ്റെ അടുത്ത് ബിറ്റ് കൊടുത്തിരുന്നു.

അന്നെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാകും കോപ്പിയടിച്ചൊന്നുമില്ലാന്ന് അങ്ങനത്തെ ഞാൻ അന്ന് മുടി എങ്ങനെ വെട്ടിയിരിക്കുന്നത് എന്ന് അറിയുമോ? ചെറുതാക്കി വെട്ടിയിട്ട് IDcard വെള്ളക്കുപ്പി പിന്നെ രണ്ട് പെൻസില് സ്കെയില്‍ കണ്ടാൽ തന്നെ പഠിപ്പ് ഉള്ള ലുക്ക് തപ്പി കഴിഞ്ഞിരുന്നു. കറക്റ്റ് ഒരു പഠിപ്പ് ആയിട്ട് അങ്ങോട്ട് പോയി അല്ലേ? എന്നിട്ട് എന്താ മറ്റേ നജാത്തിൽ ഒക്കെ എന്താ പഠനം അല്ലേ? കോപ്പിയടിച്ചാൽ നജാത്തില് നജാത്തിൽ ഇപ്പോൾ എന്ത പരീക്ഷയായിരുന്നു അതില് ക്യാമറയൊക്കെ പിടിച്ചിട്ട് ആര് നമ്പി

ഓന് നമ്മുടെ ഇപ്പൊ പരീക്ഷയില്ലേ supply

ആഹ് പരീക്ഷ ഹാളിൽ നിന്ന് വീഡിയോ എടുത്തേക്കണു. എന്നിട്ട് പിറ്റേന്ന് പരീക്ഷയില്ല അന്ന് reel edit ചെയ്തിട്ട് story ഇട്ടേക്കണു അപ്പോ സാറന്മാര് നോക്കി ഏർ എന്നിട്ട് എന്താക്കി ഓഫീസിൽ കൊണ്ടുപോയി അത്ര ഓഫീസിൽ കൊണ്ടു പോയിട്ട് പറഞ്ഞു എന്താ ഇനി പരീക്ഷ എഴുതാൻ പറ്റൂല്ല അല്ലെങ്കിൽ ബാൻ ആക്കും അങ്ങനെ ഇങ്ങനെ ആക്കും അപ്പോൾ പിന്നെ പ്രിൻസിപ്പാൾ അന്ന് ഇല്ല. പ്രിൻസിപ്പാൾ വന്നിട്ട് പറഞ്ഞു ഒരു പത്തുവട്ടം എബോസിഷൻ എഴുതിക്കോ എന്നിട്ട് പരീക്ഷ എഴുതിക്കാറുണ്ട് ഇമ്പോസിഷനോ അടിപൊളി പ്രിൻസിപ്പാൾ എന്താ ഇത്ര കൊടുത്തിക്കണ് എബോസിഷൻ? i will not take വീഡിയോ അങ്ങനെയൊക്കെയാണ് മണ്ടയിൽ എഴുതിവെച്ചത്. ഓൻ്റെ ഒരു കഥയെ പരീക്ഷ ഹാളിൽ പോയിട്ട് photo camera എടുത്തിട്ട് video എടുക്കുക അമ്മാതിരി പ്രാന്ത്

ഇനിയിപ്പോ എന്ന വല്ല juniors ഒക്കെ വരുന്നത് ചോദിച്ചതാ

ഈ മാസത്തിൽ എന്നാ result വരുന്നത് ഇരുപതാം തീയതിയോ? ആഹ് പ്ലസ് ടു കാരുടെ result ഇനി ഇരുപത്തിയഞ്ചാം തീയതി വരുമെന്ന് കേട്ടിരുന്നു. ഉം അത് കഴിഞ്ഞിട്ടാ അപ്പോൾ എന്തായാലും ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും വരും അന്നേരം നമ്മളുടെത് ഇപ്പോൾ fourth sem അതിപ്പോ ഇനി ഇപ്പൊ എന്നാ കഴിയുക ആവല്? അതിപ്പോ എന്താ പതിനഞ്ചാം തീയതി തൊട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് കുറെ ആൾക്കാർക്ക് മാറ്റിവയ്ക്കും പറയുന്നുണ്ട് എക്സാമെ

യൂണിവേഴ്സിറ്റിയിൽ ഇതെന്താ കലോത്സവം ആയിട്ടെ ആഹ് അപ്പോൾ exam മാറ്റിവെക്കുമോ അതോ കലോത്സവം മാറ്റി വെക്കുമോ ആവോ

കലോത്സവം ആണോ ഇരുപത്തി ആറാം തീയതി? കലോത്സവം ഇരുപത്തിയഞ്ചാം തിയതി എടോ ഞാനാണെങ്കിൽ പ്രാക്ടിസിന് പോയില്ല പുതിയ ചെറുക്കൻമാരെ ചേർക്കുവേം ചെയ്തുപോയി എന്താവും ഞങ്ങൾക്കിന്ന് practise ഉണ്ടാരുന്ന്

ഇല്ലേ അപ്പൊ തന്നെ ഒരുത്തൻ വന്നു ഏതോ കമ്പനികാരൻ അവനുക്ക് എന്തോ work ഉണ്ടെന്ന് പറഞ്ഞിട്ടങ്ങനെ പോയി ആഹ് ഞമ്മള് പുതിയ ചെറുക്കന്മാർ ഇന്നലെ ഒരുത്തനെ ഗ്രൂപ്പിൽ add ചെയ്‌തിക്കണു

ഉം ഞങ്ങൾ പോയപ്പോ കണ്ടിരുന്നു ഒരു നാല് ആൾക്കാർ ഉണ്ടാകും ആഹ് ഇജ്ജാരൊക്കെയാ വരണേ? ഞാനും ഷിനാജ്തും ആഹ്